ഏഹ് ഞാൻ വിനീതാണ് ഏ എന്താ ആ ആരാ എന്തിനാ വിളിച്ചേ മനസ്സിലായില്ല ഞാനൊരു കർഷകനാണേ

അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് വിളിച്ചതാ എവിടെയാ ഏ ഏത് ഭാഗത്താ നിങ്ങളുടെ സ്ഥലം എങ്ങോട്ടാ എവിടെയാ? ഞങ്ങള് ഈ കുറ്റിക്കപ്പുറത്തിൻ്റെ വടക്കേ ഭാഗത്താണ് മനസ്സിലായി ആ വെറുതെയല്ല ഈ സമയവും കാലവും ഒന്നുമില്ലേ വിളിച്ചു ചോദിക്കുന്നതിനൊന്നും അല്ല ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാ സംശയം ചോദിക്കാൻ വിളിച്ചതാണ് ശരി ആ എന്താ സംശയമുള്ളേ എന്താ അത്യാവശ്യമായിട്ട് ഈ രാത്രിയിൽ തന്നെ വിളിക്കണോന്നുണ്ടെങ്കിൽ അതായത് സാറേ ഞാന് ഒരു പിന്നെ കൃഷിചെയ്യുന്നുണ്ടായിരുന്നേ തക്കാളി പച്ചമുളക് ഒക്കെയുള്ളള്ളേ അപ്പോ ഇപ്പൊ അടുത്ത

അത് നല്ലതാ അത് നല്ലതാ കൃഷി ചെയ്യുന്നത് ഒക്കെ നല്ലത നമ്മുടെ നാട്ടില് കൃഷി ചെയ്യുന്ന കർഷകര് വളരെ ആവശ്യമുണ്ട് ആ അതൊക്കെ നല്ലത ഈ ഇതിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? അതിന് സാറിൻ്റെ ആ ഇപ്പോ ഒരു എന്താ പറയാ നിർദേശം വേണം അതായത് ഇപ്പോ ഞാനിപ്പം കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വളങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു ചെയ്തായിരുന്നു ആദ്യമൊക്കെ ജൈവവളം തന്നെ ഉപയോഗിച്ച് കൃഷി ചെയ്തതാണ് പക്ഷേങ്കില് പറ്റേ വിളവ് കുറഞ്ഞ സമയത്ത് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ ആ കടം വന്ന സമയത്താണ് ഞാൻ ചെറുതായിട്ട് രാസവളം കൊറച്ച് ഉപയോഗിച്ചായിരുന്നു. അപ്പോ അങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നീട് ഞാനാ മണ്ണില് രണ്ടാമതും കൃഷിയിറക്കുന്ന സമയത്ത് എനിക്ക് വിളവ് തീരെ കിട്ടുന്നില്ല അപ്പോ അതിന് എന്തെങ്കിലും മാർഗമുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ

അത് നന്നായിട്ട് ഉപയോഗിക്കുക പിന്നെ നിങ്ങള് ഏഹ് നമ്മടെ ഓഫീസില് വരുവാണെങ്കില് ഏഹ് ഇത്തരം സിറ്റുവേഷനില് ഉപയോഗിക്കേണ്ട അതായത് മണ്ണിൻ്റെ ദൂഷ്യഫലങ്ങള് പൂർണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എങ്കിലും ചെറിയൊരു ഏഹ് നല്ലൊരളവില് ഒഴിവാക്കാൻ പറ്റുന്നൊരു മരുന്നു കൂടി അതായത് ജൈവികമായിട്ടുള്ള ഒരു മരുന്നു കൂടിയുണ്ട് അത് ഉപയോഗിക്കുവാണെങ്കില് ഒന്ന് സെറ്റാവൂന്ന ഞാൻ കരുതുന്നെ നിങ്ങള് നാളെ ഏഹ് ഓഫീസില് വന്ന് അതിനുള്ള അപേക്ഷ കൊടുത്തു പൊയ്ക്കോ ചിലപ്പോ ഈ ഒന്ന് രണ്ട് മാസത്തിനുള്ളില് നിങ്ങക്ക് കിട്ടും അതിനൊക്കെ വലിയ പൈസ ചിലവുണ്ടോ? ഇല്ല വ വലിയ പൈസയൊന്നും ഇല്ല ഒരു ഏഹ് ഒരു രണ്ടായിരം അതിൻ്റെ ഉള്ളില് ഒതുങ്ങുന്നേ ആയിരിക്കും സാറേ ഞങ്ങളെ പോലത്തെ പാവങ്ങള് കൃഷിചെയ്ത് ജീവിക്കുന്നവരാണ് നമുക്ക് വേറെ വരുമാനമാർഗങ്ങളൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഈ ജൈവവളത്തിനൊക്കെ ഇത്ര പൈസ വരുന്ന സമയത്തും പിന്നെ

വിളവു കുറയുന്ന സമയത്തൊക്കെയാണ് ഞങ്ങളീ രാസവളത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇങ്ങനെ രാസവളം

നമുക്ക് പലപ്പോഴും വീണ്ടും പരാജയപ്പെടേണ്ട അവസ്ഥ ശരിക്കും ഒരു കർഷകന്

നീ ഞാൻ പറയുന്നെ കേക്ക് അവിടെയാ ശരിക്ക് പ്രശ്നം വന്നേ അതായത് നിങ്ങള് നിങ്ങടെ ആവശ്യം ആ എന്താ ചെറിയൊരാവശ്യം വന്നപ്പോ അങ്ങനെ രാസവളം ഉപയോഗിച്ചതുകൊണ്ടാന്ന് ഇപ്പോ ഇത്രയും പ്രശ്നം വന്നേ ഇല്ലെങ്കില് ജൈവവളം തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കില് നിങ്ങൾക്കിത്ര ഈ പ്രയാസം എന്തായാലും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഞാൻ സ്ഥിരമായി ജൈവവളം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഇതുപോലെ ജൈവവളത്തിൻ്റെ ഏഹ് പൈസ കൂട്ടിയ സമയത്ത് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലാതെ വന്നപ്പോഴാണ് സാറേ ഞങ്ങളങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് നിങ്ങള് അത്ര പ്രയാസം അനുഭവിക്കുവാണെങ്കില് നമുക്കെന്ത് ചെയ്യാം ഏഹ് മ് ഒരു സ്കോളർഷിപ്പ് ഒരു ഇത് ഉണ്ട് ഒരു സ്കീമ് ഉണ്ട് ആ സ്കീമില് നിങ്ങളെ പെടുത്താൻ പറ്റുമോന്ന് നോക്കാം നിങ്ങള് ഉള്ള ബിപിഎൽ അല്ലേ കാർഡ്

എങ്കില് ആ സ്കീമില് ഉൾപ്പെടുത്താൻ പറ്റുവോന്ന് നോക്കാം നിങ്ങള് ഒരു എന്ന ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഉള്ളിലായിട്ട് കാര്യങ്ങൾ നടന്നു കിട്ടും. ആണോ വല്ല്യ ഉപകാരം സാറേ അങ്ങനെയാണെങ്കില് ആ പക്ഷേ ആ സ്കീമില് നിങ്ങളെ ഉൾപ്പെടുത്തണങ്കില് ഏഹ് കുറേ നടപടികലുണ്ട് കുറ കുറച്ച് നിങ്ങൾ നടക്കേണ്ടി വരും

ആ അങ്ങനെ ചോദിച്ചാല് നിങ്ങള് നാളെ ഓഫീസില് വാ അപ്പം കുറച്ചുകൂടി കാര്യമായിട്ട് നമുക്ക് ഈ വിഷയത്തില് സംസാരിക്കാം അതല്ല ഏഹ് നിങ്ങളുടെ ഏ എന്തൊക്കെ കൃഷിയ നിങ്ങള് ചെയ്യുന്നേന്ന് പറഞ്ഞേ? ഞങ്ങള് വള പച്ചക്കറി കൃഷിയാണ് സാറേ അതെ ഏ എന്തെല്ലാ പറഞ്ഞേ കൃഷി എന്തൊക്കെയാ ചെയ്യുന്നേ?

തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെ പടവലങ്ങയുണ്ട് കോവക്കയുണ്ട് അതല്ല ഈ അരി അങ്ങനെയുള്ളതില്ലാ? ഇല്ല സാറേ ഞങ്ങള് ആദ്യമൊക്കെ ചെയ്തായിരുന്നു പിന്നെ അത് വമ്പിച്ച ചിലവായ സമയത്ത് ഞങ്ങളെയൊക്കെ കൊണ്ട് താ താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വന്നപ്പോ ഞങ്ങളത് ഒഴിവാക്കിയതാ

ആ അരി ചെയ്യുന്നുണ്ടായിരുന്നെങ്കില് നിങ്ങളെ മറ്റൊരു സ്പെഷ്യൽ സ്കീമില് കൂടി ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നല്ല എന്ത് ഗവൺമെൻ്റിന്ന് വരുന്ന കുറേ സ്കീമുകള് നിങ്ങക്ക് കിട്ടുന്ന ഒരു രീതി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ആ അരി ഇല്ല എന്നുണ്ടെങ്കില് അത് പറ്റൂല ആണോ സാറേ സാറേ ഏതായാലും ഞാൻ നാളെ ഓഫീസിലേക്ക് നേരിട്ട് വരാം